എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
ഇന്ന് നാം വീണ്ടും മൻ കി ബാത്തിനായി ഒത്തുചേർന്നിരിക്കുകയാണ്
രണ്ടുദിവസം കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിന്റെ വരവായി
അതോടെ മനഃശാസ്ത്രപരമായി നമുക്ക് തോന്നും ഈ വർഷം അവസാനിച്ചല്ലോ എന്ന്
ഈ വർഷത്തെ അവസാന മാസമായതുകൊണ്ട് തന്നെ പുതിയ വർഷത്തേക്കായി ഊടും പാവും നെയ്യുവാൻ നാം തുടങ്ങുന്നു
ഡിസംബറിൽ തന്നെയാണ് നാവികസേനാ ദിനവും സായുധസേനാ പതാകദിനവും രാഷ്ട്രം ആഘോഷിക്കുന്നത്
നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഡിസംബർ പതിനാറാം തീയതി യുദ്ധവിജയത്തിന്റെ സുവർണ്ണ ജയന്തിയും നാം ആഘോഷിക്കുന്നു
ഞാൻ ഈ അവസരങ്ങളിലെല്ലാം രാഷ്ട്രത്തിന്റെ സുരക്ഷാസേനയെ സ്മരിക്കുന്നു
നമ്മുടെ വീരന്മാരെ സ്മരിക്കുന്നു
പ്രത്യേകിച്ച് ആ വീരന്മാർക്ക് ജന്മം നൽകിയ വീരമാതാക്കളെ സ്മരിക്കുന്നു
എല്ലായ്പ്പോഴത്തെയും പോലെ ഇത്തവണയും നമോ ആപ്പിലും മൈ ജി ഒ വിയിലും നിങ്ങളുടെയെല്ലാം വളരെയധികം മാർഗ്ഗനിർദ്ദേശങ്ങൾ എനിക്കു ലഭിച്ചിട്ടുണ്ട്
നിങ്ങളെല്ലാവരും എന്നെ സ്വന്തം കുടുംബത്തിന്റെ ഭാഗമായിക്കണ്ട് നിങ്ങളുടെ സുഖദുഃഖങ്ങൾ ഞാനുമായി പങ്കിടുന്നു
ഇതിൽ അനേകം ചെറുപ്പക്കാരുണ്ട് വിദ്യാർത്ഥിവിദ്യാർത്ഥിനികളുണ്ട്
മൻ കീ ബാത്ത് കുടുംബം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു
ഇത് മനസ്സിനോട് ചേർന്നിരിക്കുന്നു
ലക്ഷ്യത്തോട് ചേർന്നിരിക്കുന്നു
മാത്രമല്ല നമ്മുടെ ഈ ആഴത്തിലുള്ള ബന്ധം മനസ്സിനകത്ത് നിരന്തരം നന്മയുടെ അലകൾ സൃഷ്ടിക്കുന്നത് വാസ്തവത്തിൽ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു
എന്റെ പ്രിയ ദേശവാസികളേ സീതാപുരത്തിലെ ഓജസ്വി എനിക്ക് എഴുതിയിരിക്കുന്നു അമൃതമഹോത്സവവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്ന്
അവർ കൂട്ടുകാരുമൊത്ത് മൻ കീ ബാത്ത് കേൾക്കുന്നു സ്വാതന്ത്ര്യസമരത്തെ കുറിച്ച് അറിയാനും പഠിക്കാനും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു
സുഹൃത്തുക്കളേ അമൃതമഹോത്സവം അറിവു നേടുന്നതിനൊപ്പം രാഷ്ട്രത്തിനുതകുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണയും നൽകുന്നു
മാത്രവുമല്ല സാധാരണ ജനങ്ങൾ തൊട്ട് സർക്കാർ വരെയും പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെയും അമൃതമഹോത്സവത്തിന്റെ മഹത്വം മുഴങ്ങുന്നു
നിരന്തരം ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികളുടെ പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു
അതുപോലെയുള്ള ഒരു രസകരമായ പരിപാടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്നു
സ്വാതന്ത്ര്യത്തിന്റെ കഥ കുട്ടികളുടെ നാവിലൂടെ എന്ന പരിപാടിയിൽ കുട്ടികൾ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട കഥകൾ വളരെ ആത്മാർത്ഥതയോടെ അവതരിപ്പിച്ചു
വിശേഷപ്പെട്ട കാര്യമെന്തെന്നാൽ ഇതിൽ ഭാരതത്തോടൊപ്പം നേപ്പാൾ മൌറീഷ്യസ് ടാൻസാനിയ ന്യൂസിലാന്റ് ഫിജി എന്നീ രാഷ്ട്രങ്ങളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു എന്നതാണ്
ഒ എൻ ജി സിയും കുറച്ചു വ്യത്യസ്തമായ രീതിയിൽ അമൃതമഹോത്സവം ആഘോഷിക്കുന്നുണ്ട്
ഈ സമയത്ത് ഒ എൻ ജി സി എണ്ണപ്പാടങ്ങളിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി പഠനയാത്ര സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു
ഈ യാത്രയിൽ ചെറുപ്പക്കാർക്ക് ഒ എൻ ജി സി ഓയിൽ ഫീൽഡ് ഓപ്പറേഷൻസിനെ കുറിച്ച് അറിവു പകർന്നു നൽകുന്നു
ഇതിന്റെ ഉദ്ദേശ്യം നമ്മുടെ മിടുക്കന്മാരായ എഞ്ചിനീയർമാർക്ക് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തികളിൽ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും പങ്കെടുക്കാൻ കഴിയും എന്നതാണ്
സുഹൃത്തുക്കളേ സ്വാതന്ത്ര്യസമരത്തിൽ നമ്മുടെ ഗോത്രവംശ സമുദായം വഹിച്ച പങ്കിനെ മുൻനിർത്തി രാഷ്ട്രം ജനജാതീയ ഗൌരവ സപ്താഹവും ആഘോഷിച്ചു
രാജ്യത്തിന്റെ പല പല ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യപരിപാടികളും നടത്തപ്പെട്ടു
ആൻഡമാൻനിക്കോബർ ദ്വീപസമൂഹത്തിലെ ജാർവാ ഓംഗേ തുടങ്ങിയ സമുദായത്തിലെ ആളുകൾ അവരുടെ സംസ്കാരം ജീവസ്സുറ്റ രീതിയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി
ഒരു അത്ഭുതകരമായ കാര്യം ഹിമാചൽപ്രദേശിലെ ഊനായിലെ മിനിയേച്ചർ റൈറ്ററായ രാംകുമാർ ജോഷിയും അവതരിപ്പിച്ചു
അദ്ദേഹം തപാൽ സ്റ്റാമ്പുകളിൽ അതായത് ഇത്രയും ചെറിയ തപാൽ സ്റ്റാമ്പിൽ നേതാജി സുഭാഷ്ചന്ദ്രബോസിന്റെയും മുൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും മനോഹരമായ സ്കെച്ച് ഉണ്ടാക്കി
ഹിന്ദിയിലെഴുതിയ രാമപദത്തിൽ അദ്ദേഹം സ്കെച്ച് തയ്യാറാക്കി
അതിൽ സംക്ഷിപ്ത രൂപത്തിൽ രണ്ടു മഹാപുരുഷന്മാരുടെയും ജീവചരിത്രം ചിത്രീകരിച്ചു
മധ്യപ്രദേശിലെ കഠ്നിയിൽ നിന്നും കുറച്ചു സുഹൃത്തുക്കൾ ഒരു സ്മരണീയമായ കഥാവൃത്താന്ത പരിപാടിയെ കുറിച്ചുള്ള അറിവു നൽകിയിട്ടുണ്ട്
ഇതിൽ റാണി ദുർഗ്ഗാവതിയുടെ അദമ്യമായ സാഹസത്തിന്റെയും ബലിദാനത്തിന്റെയും ഓർമ്മകൾ പുതുക്കിയിട്ടുണ്ട്
അപ്രകാരം ഒരു പരിപാടി കാശിയിലും നടന്നു
ഗോസ്വാമി തുളസീദാസ് സന്ത് കബീർ സന്ത് രവിദാസ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര് മുൻഷി പ്രേംചന്ദ് ജയശങ്കർ പ്രസാദ് തുടങ്ങിയ മഹാ വിഭൂതികളെ ആദരിക്കുന്നതിനായി മൂന്നുദിവസത്തെ മഹോത്സവം നടത്തുകയുണ്ടായി
ഓരോരോ കാലഘട്ടത്തിലായി രാജ്യത്തിലെ ജനങ്ങളുടെ നവോത്ഥാനത്തിൽ ഇവരെല്ലാം വളരെ വലിയ പങ്കാണ് നിർവ്വഹിച്ചിട്ടുള്ളത്
നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മൻ കി ബാത്തിലെ കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ മൂന്നു മത്സരങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു
ദേശഭക്തിഗാനം എഴുതുക ദേശഭക്തിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ രംഗോലിവർണ്ണചിത്രംതയ്യാറാക്കുക നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ മഹത്തായ ഭാരതത്തിന്റെ സ്വപ്നങ്ങളുണർത്തുന്ന താരാട്ട് പാട്ട് എഴുതിയുണ്ടാക്കുക ഈ മത്സരങ്ങൾക്കായുള്ള എൻട്രികൾ നിങ്ങൾ ഇതിനകം അയച്ചിരിക്കുമെന്നും അതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുമെന്നും തങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു
ഹിന്ദുസ്ഥാനിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ പരിപാടിയെ കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കട്ടെ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഈ ചർച്ചയിൽ നിന്നും ഞാൻ നിങ്ങളെ നേരെ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകട്ടെ
ഭഗവാന്റെ സ്നേഹത്തിന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് വൃന്ദാവനമെന്നു പറയപ്പെടുന്നു
നമ്മുടെ മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട് യഹ് ആസാ ധരി ചിത്ത്മേം യഹ് ആസാ ധരി ചിത്ത്മേം കഹത്ത് ജഥാ മതിമോർ വൃന്ദാവൻ സുഖരംഗ് കൌ വൃന്ദാവൻ സുഖ് കാഹു ന പായതു ഔർ
അതായത് വൃന്ദാവനത്തിന്റെ മഹത്വത്തെ കുറിച്ച് നാമെല്ലാം അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് പറയാറുണ്ട്
പക്ഷേ വൃന്ദാവനത്തിന്റെ സുഖം അവിടത്തെ രസം നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല
അത് സീമാതീതമാണ്
അതുകൊണ്ടാണല്ലോ ലോകമാകെയുള്ള ജനങ്ങളെ വൃന്ദാവനം തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്
ലോകത്തിന്റെ എല്ലാ കോണുകളിലും അതിന്റെ മുദ്ര കാണാൻ സാധിക്കും
പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ഒരു പട്ടണമുണ്ട് പെർത്ത്
ക്രിക്കറ്റ് പ്രേമികൾക്ക് സുപരിചിതമാണ് ഈ സ്ഥലം
കാരണം പെർത്തിൽ മിക്കവാറും ക്രിക്കറ്റ് മാച്ചുകൾ നടക്കാറുണ്ട്
പെർത്തിൽ സേക്രഡ് ഇന്ത്യൻ ഗാലറി എന്ന പേരിൽ ഒരു ആർട്ട് ഗാലറിയുണ്ട്
സ്വാൻവാലി എന്ന അതിമനോഹരമായ പ്രദേശത്താണ് ഈ ഗാലറി നിർമ്മിച്ചിരിക്കുന്നത്
ഓസ്ട്രേലിയക്കാരിയായ ജഗത് താരിണി ദാസിജിയുടെ പരിശ്രമഫലമായാണ് ഇതുണ്ടായത്
ജഗത് താരിണി ജി ഓസ്ട്രേലിയക്കാരിയാണ്
ജനിച്ചതും വളർന്നതും അവിടെത്തന്നെ
പക്ഷേ 13 വർഷത്തിലേറെക്കാലം അവർ വൃന്ദാവനത്തിൽ വന്ന് ജീവിച്ചു
അവർ ഓസ്ട്രേലിയയിൽ മടങ്ങിയെത്തി
പക്ഷേ അവർക്ക് വൃന്ദാവനത്തെ മറക്കാനാവുന്നില്ലെന്നാണ് അവർ തന്നെ പറയുന്നത്
അതുകൊണ്ടുതന്നെ വൃന്ദാവനവും അവിടത്തെ ആദ്ധ്യാത്മിക ഭാവവുമായുള്ള ബന്ധം നിലനിർത്തുവാനായി അവർ ഓസ്ട്രേലിയയിൽ വൃന്ദാവനം നിർമ്മിച്ചു
തന്റെ കലയെ തന്നെ മാധ്യമമാക്കി അവർ ഒരു അത്ഭുത വൃന്ദാവനം സൃഷ്ടിച്ചു
ഇവിടെ സന്ദർശിക്കുന്നവർക്ക് പലവിധത്തിലുള്ള കലാകൃതികളും കാണാനുള്ള അവസരം ലഭിക്കുന്നു
അവർക്ക് ഭാരതത്തിന്റെ ഏറ്റവും പ്രസിദ്ധങ്ങളായ തീർത്ഥസ്ഥലങ്ങൾ വൃന്ദാവനത്തിലെയും നവാദ്വീപിലെയും ജഗന്നാഥപുരിയിലെയും പാരമ്പര്യവും സംസ്കൃതിയുടെ ദൃശ്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നു
കൃഷ്ണഭഗവാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധയിനം കലാരൂപങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു
ഒരു കലാരൂപത്തിൽ കൃഷ്ണ ഭഗവാൻ തന്റെ ചെറുവിരലിൽ ഗോവർധന പർവ്വതത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നു
അതിനടിയിൽ വൃന്ദാവനത്തിലെ ജനങ്ങൾ അഭയം തേടിയിരിക്കുന്നു
ജഗത് താരിണി ജിയുടെ ഈ അത്ഭുതകരമായ കലാവിരുത് കൃഷ്ണഭക്തിയുടെ ശക്തി വിളിച്ചോതുന്നതാണ്
ഈ മഹത്തായ കാര്യത്തിന് ഞാൻ അവർക്ക് അനേകമനേകം ശുഭാശംസകൾ നേരുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഓസ്ട്രേലിയയിലെ പെർത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള വൃന്ദാവനത്തെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്
മറ്റൊരു രസകരമായ ചരിത്രം കൂടിയുണ്ട്
ഓസ്ട്രേലിയയുമായുള്ള മറ്റൊരു ബന്ധം ബുന്ദേൽഖണ്ഡിലെ ഝാൻസി യുമായുള്ളതാണ്
ഝാൻസിയിലെ റാണി ലക്ഷ്മി ബായി ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് എതിരായി നിയമയുദ്ധം നടത്തിയ കാലത്ത് അവരുടെ വക്കീൽ ജോൺ ലാംഗ് ഓസ്ട്രേലിയൻ നിവാസിയായിരുന്നു
ഭാരതത്തിൽ താമസിച്ചു കൊണ്ടാണ് അദ്ദേഹം റാണി ലക്ഷ്മി ബായിയുടെ കേസ് വാദിച്ചത്
നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിൽ ഝാൻസിയും ബുന്ദേൽഖണ്ഡും വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ
റാണി ലക്ഷ്മി ബായ് ഝൽക്കാരി ബായി തുടങ്ങിയ വീരാംഗനകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്
മേജർ ധ്യാൻചന്ദിനെ പോലുള്ള ഖേൽരത്നയെയും ഈ പ്രദേശം നാടിനു സംഭാവന ചെയ്തിട്ടുണ്ട്
സുഹൃത്തുക്കളെ വീരത യുദ്ധക്കളത്തിൽ മാത്രം പ്രദർശിപ്പിക്കാൻ ഉള്ളതാണ് എന്ന് നിർബന്ധമില്ല
വീരത ഒരു വ്രതമായി മാറുമ്പോൾ അത് വിശാലമാകുന്നു
ഓരോ മേഖലയിലും അനേകം കാര്യങ്ങൾ സാധ്യമാകുന്നു
അങ്ങനെയൊരു ധീരതയെ കുറിച്ച് ശ്രീമതി ജോത്സ്ന ദേവി എനിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്
ജാലൌണിൽ ഒരു പരമ്പരാഗത നദിയുണ്ടായിരുന്നു
നൂൻ നദി
ഇവിടത്തെ കർഷകരുടെ ജലത്തിന്റെ പ്രമുഖ സ്രോതസ്സായിരുന്നു നുൻ നദി
എന്നാൽ ക്രമേണ നൂൻ നദി നാശത്തിന്റെ വക്കിലെത്തി
അല്പമാത്രമായ അതിന്റെ അസ്തിത്വം ഒരു തോട് ആയി മാറി
അതോടെ കൃഷിക്കാരുടെ മുന്നിൽ ജലസേചനത്തിന് പ്രശ്നവും ഉടലെടുത്തു
ജാലൌണിലെ ജനങ്ങൾ ഈ ദുഃസ്ഥിതിയെ മാറ്റിമറിക്കാനുള്ള ചുമതല ഏറ്റെടുത്തു
ഈ വർഷം മാർച്ചിൽ അതിനായി ഒരു കമ്മറ്റി രൂപീകരിച്ചു
ആയിരക്കണക്കിന് ഗ്രാമീണരും പ്രദേശവാസികളും സോത്സാഹം ഈ യജ്ഞത്തിൽ പങ്കുചേർന്നു
ഇവിടത്തെ പഞ്ചായത്തുകളും ഗ്രാമീണരോടൊപ്പം ചേർന്ന് പരിശ്രമിച്ചു
ഇപ്പോൾ ഇത്രയും കുറച്ചു സമയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ ചിലവിൽ ഈ നദി പുനർജീവനം നേടി
എത്രയെത്ര കർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്
യുദ്ധക്കളത്തിനു പുറത്തുള്ള വീരതാ പ്രദർശനത്തിന്റെ ഈ ഉദാഹരണം നമ്മുടെ ദേശവാസികളുടെ ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്
നാം ഏതെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചുറച്ചാൽ അസംഭവ്യമായി ഒന്നും തന്നെയില്ലെന്നും അത് മനസ്സിലാക്കിത്തരുന്നു
അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൂട്ടായ പരിശ്രമം കൂട്ടായ പ്രയത്നം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നാം പ്രകൃതിയെ സംരക്ഷിച്ചാൽ പകരം പ്രകൃതി നമ്മെയും സംരക്ഷിക്കും
സുരക്ഷയും നൽകും
സ്വന്തം ജീവിതത്തിൽ തന്നെ ഇത് നാം അനുഭവിച്ചറിയുന്നു
തമിഴ്നാട്ടിലെ ആൾക്കാർ അപ്രകാരം ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു
തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലേതാണ് ഈ ഉദാഹരണം
തീരപ്രദേശങ്ങളിൽ പലപ്പോഴും ഭൂമി വെള്ളത്തിനടിയിലാകുന്നതിന്റെ വിപത്ത് നമുക്ക് അറിയാം
തൂത്തുക്കുടിയിലെ പല ചെറിയ ദ്വീപുകളും തുരുത്തുകളും വെള്ളത്തിൽ മുങ്ങുന്നതിന്റെ ഭീഷണി നേരിടുകയായിരുന്നു
ഇവിടത്തെ ആളുകളും വിദഗ്ദ്ധരും അതിൽ നിന്ന് രക്ഷനേടാനുള്ള മാർഗ്ഗം പ്രകൃതിയിൽ തന്നെ അന്വേഷിച്ചു
ഇവിടുത്തെ ആൾക്കാർ തുരുത്തുകളിൽ പാൽമേര വൃക്ഷങ്ങൾ വച്ചു പിടിപ്പിച്ചു
ഈ വൃക്ഷങ്ങൾ ചുഴലിക്കാറ്റിനെയും കൊടുങ്കാറ്റിനെയും അതിജീവിക്കുകയും ഭൂമിക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു
അങ്ങനെ ഈ പ്രദേശത്തെ രക്ഷിക്കാമെന്നുള്ള വിശ്വാസത്തിന് ഒരു പുതിയ ഉണർവ് ഉണ്ടായിട്ടുണ്ട്
സുഹൃത്തുക്കളേ പ്രകൃതിയിൽ നിന്നു നമുക്ക് അപകടം ഉണ്ടാകുന്നത് നമ്മൾ പ്രകൃതിയുടെ സന്തുലനത്തിന് പ്രശ്നമുണ്ടാക്കുമ്പോഴാണ്
അല്ലെങ്കിൽ അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുമ്പോഴാണ്
പ്രകൃതി അമ്മയെപ്പോലെ നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു
നമ്മുടെ ലോകത്തിനു പുതിയ പുതിയ നിറം പകരുകയും ചെയ്യുന്നു
ഞാൻ ഇപ്പോൾ സാമൂഹ്യമാധ്യമത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു
മേഘാലയയിലെ ഒരു ഫ്ളൈയിംഗ് ബോട്ടിന്റെ ചിത്രം വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നു
ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഈ ചിത്രം നമ്മെ ആകർഷിക്കുന്നു
നിങ്ങളിൽത്തന്നെ പലരും ഓൺലൈനിൽ ഈ ചിത്രം കണ്ടുകാണും
വായുവിൽ നീന്തിത്തുടിക്കുന്ന ഈ വള്ളത്തെ വളരെ അടുത്തു ചെന്നു ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് നദിയിലെ ജലത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന്
നദിയുടെ അടിത്തട്ടുവരെ കാണുന്ന തരത്തിൽ ജലം ഇത്രയധികം നിർമ്മലമായതിനാൽ നമുക്ക് വള്ളം വായുവിൽ സഞ്ചരിക്കുകയാണെന്നും തോന്നിപ്പോകും
നമ്മുടെ രാജ്യത്തിൽ അനേകം സംസ്ഥാനങ്ങളുണ്ട് അനേകം പ്രദേശങ്ങളുണ്ട്
അവിടത്തെ ജനങ്ങൾ തങ്ങളുടെ പ്രാകൃതിക സമ്പത്തിന്റെ നിറങ്ങളെയെല്ലാം സംരക്ഷിച്ചു സൂക്ഷിക്കുന്നു
ഈ ആളുകൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ജീവിതശൈലിയെ ഇന്നും നിലനിർത്തുന്നു
ഇവർ നമുക്കെല്ലാം പ്രേരണയാണ്
നമ്മുടെ ചുറ്റുപാടും എന്തെല്ലാം പ്രകൃതി വിഭവങ്ങളുണ്ടോ അവയെയെല്ലാം നാം സംരക്ഷിക്കുക
അവയുടെ പഴയ രൂപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക
ഇതിലാണ് നമ്മുടെയും ലോകത്തിന്റെയും നിലനിൽപ്പ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ സർക്കാർ പദ്ധതികൾ ഉണ്ടാക്കുന്നു ബജറ്റ് ചിലവുകൾ നടത്തുന്നു പദ്ധതികളെല്ലാം യഥാസമയം പൂർത്തീകരിക്കുന്നു എന്നുള്ളപ്പോൾ ആളുകൾ ചിന്തിക്കുന്നു എല്ലാം ശരിയായി നടക്കുന്നുണ്ടെന്ന്
പക്ഷേ സർക്കാരിന്റെ അനേക കാര്യങ്ങളിൽ വികസനത്തിന്റെ അനേകം പദ്ധതികളുടെ ഇടയിൽ മാനവീയ ഭാവനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഒരു പ്രത്യേക സുഖം തരുന്നതാണ്
സർക്കാരിന്റെ പരിശ്രമത്തിലൂടെ സർക്കാരിന്റെ പദ്ധതിയിലൂടെ എങ്ങനെയാണ് ഏതെങ്കിലും ജീവിതം മാറുന്നതെന്നും ആ മാറിയ ജീവിതത്തിന്റെ അനുഭവം എന്താണെന്നും നാം കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സും ഭാവനകളാൽ നിറയുന്നു
ഇത് മനസ്സിന് സന്തോഷവും നൽകുന്നു
ആ പദ്ധതികളെ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള പ്രേരണയും തരുന്നു
ഇത് ഒരുതരത്തിൽ സ്വാന്തസുഖായ തന്നെയല്ലേ
അതുകൊണ്ട് ഇന്നത്തെ മൻ കീ ബാത്തിൽ സ്വന്തം സാമർത്ഥ്യം കൊണ്ട് പുതുജീവിതം കെട്ടിപ്പടുത്ത രണ്ടു വ്യക്തികൾ ചേരുന്നു
ഇവർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ സഹായത്തോടെ ചികിത്സ തേടുകയും ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു
ഇതിൽ ആദ്യത്തെയാൾ രാജേഷ് കുമാർ പ്രജാപതിയാണ്
അദ്ദേഹത്തിന് ഹൃദ്രോഗമായിരുന്നു
വരൂ നമുക്ക് ശ്രീ രാജേഷുമായി സംവദിക്കാം
ശ്രീ രാജേഷ് നമസ്തേ
രാജേഷ് പ്രജാപതി നമസ്തേ സർ നമസ്തേ
ശ്രീ രാജേഷ് എന്തായിരുന്നു നിങ്ങളുടെ രോഗം പിന്നീട് നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയിക്കാണും
എന്തെല്ലാം സംഭവിച്ചു പിന്നീട്
രാജേഷ് പ്രജാപതി സർ എനിക്ക് ഹൃദയത്തിനാണ് പ്രശ്നമുണ്ടായിരുന്നത്
എനിക്ക് നെഞ്ചിൽ കത്തൽ അനുഭവപ്പെട്ടു
പിന്നീട് ഞാൻ ഡോക്ടറെ കാണിച്ചു
അദ്ദേഹം ആദ്യം പറഞ്ഞത് അസിഡിറ്റി ആയിരിക്കുമെന്നാണ്
ശേഷം ഞാൻ ഒരുപാട് നാൾ അസിഡിറ്റിയുടെ മരുന്നുകൾ കഴിച്ചു
പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമുണ്ടാകാത്തതിനാൽ ഡോക്ടർ കപൂറിനെ കാണിച്ചു
അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ രോഗം ഒരു ആൻജിയോഗ്രാഫിയിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ
അദ്ദേഹം എന്നെ ശ്രീ രാമമൂർത്തിക്ക് റെഫർ ചെയ്തു
പിന്നീട് അമരേശ് അഗർവാളിനെ കണ്ടു
അദ്ദേഹം എന്റെ ആൻജിയോഗ്രാഫി എടുത്തു
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ബ്ലോക്കുകളുണ്ട്
അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സർ അതിനെത്ര ചെലവു വരും
അദ്ദേഹം പറഞ്ഞു കാർഡ് ഉണ്ട് പി എമ്മിന്റെ
ആയുഷ്മാൻ കാർഡ് ഉണ്ടല്ലോ
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സർ കാർഡ് ഞങ്ങളുടെ പക്കലുണ്ട്
അതോടെ അദ്ദേഹം എന്റെ കാർഡ് വാങ്ങുകയും എന്റെ എല്ലാ ചികിത്സയും ആ കാർഡ് മുഖേന ചെയ്യുകയും ചെയ്തു
സർ താങ്കളുടെ ആ കാർഡ് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വളരെ ഉപയോഗപ്രദമാണ് സൌകര്യപ്രദവും
ഞാൻ അങ്ങയോട് എങ്ങനെ നന്ദി പറയാനാണ്
ശ്രീ രാജേഷ് താങ്കൾ എന്തുചെയ്യുന്നു
രാജേഷ് പ്രജാപതി സർ ഇപ്പോൾ ഞാൻ പ്രൈവറ്റായി ജോലി ചെയ്യുന്നു
താങ്കളുടെ പ്രായം
രാജേഷ് പ്രജാപതി സർ 49 വയസ്സ്
ഈ ചെറുപ്രായത്തിൽ താങ്കൾക്ക് ഹൃദയത്തിന് തകരാറോ
രാജേഷ് പ്രജാപതി അതേ സർ എന്തുപറയാനാ
താങ്കളുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ മറ്റാർക്കെങ്കിലുമോ ഇപ്രകാരം രോഗമുണ്ടായിരുന്നോ
രാജേഷ് പ്രജാപതി ഇല്ല സർ
ആർക്കും ഉണ്ടായിരുന്നില്ല
എനിക്കു തന്നെയാണു ആദ്യം ഉണ്ടായത്
ഈ ആയുഷ്മാൻ കാർഡ് ഭാരതസർക്കാർ നൽകുന്ന ഈ കാർഡ് പാവപ്പെട്ടവർക്കായുള്ള വലിയൊരു പദ്ധതിയാണ്
ഇതിനെക്കുറിച്ചുള്ള വിവരം താങ്കൾക്ക് എവിടെനിന്നു ലഭിച്ചു
രാജേഷ് പ്രജാപതി സർ ഇതൊരു വലിയ പദ്ധതിയല്ലേ
ഇതിന്റെ വലിയ പ്രയോജനം പാവപ്പെട്ടവർക്കു ലഭിക്കുന്നു
വളരെ സന്തോഷമുള്ള കാര്യമാണ് സർ
ഈ കാർഡ് കൊണ്ട് എത്ര പേർക്കാണ് പ്രയോജനം കിട്ടുന്നത് എന്നുള്ളത് ആശുപത്രിയിൽ വച്ചുതന്നെ ബോദ്ധ്യമായി
ഡോക്ടറോട് എന്റെ പക്കൽ കാർഡ് ഉണ്ടെന്നു പറയുമ്പോൾ ഡോക്ടർ പറയുന്നു ശരി ആ കാർഡുമായി വരൂ
ആ കാർഡു വഴി താങ്കളെ ചികിത്സിക്കാം
ശരി കാർഡ് ഇല്ലാതിരുന്നെങ്കിൽ താങ്കൾക്ക് എത്ര ചെലവ് വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്
രാജേഷ് പ്രജാപതി ഡോക്ടർസാർ പറഞ്ഞു ഇതിന് വളരെ വലിയ ചെലവ് വരും കാർഡില്ലെങ്കിൽ എന്ന്
അപ്പോൾ ഞാൻ പറഞ്ഞു സർ എന്റെ പക്കൽ കാർഡുണ്ട്
കാർഡ് കാണിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു
ഞാൻ അപ്പോൾ തന്നെ കാർഡ് കാണിച്ചു
ആ കാർഡ് കൊണ്ടുതന്നെ എന്റെ ചികിത്സ മുഴുവനും ചെയ്തു
എന്റെ കൈയിൽ നിന്നും ഒരു പൈസയും ചെലവായില്ല
എല്ലാ മരുന്നുകളും ആ കാർഡ് വഴി തന്നെ കിട്ടി
താങ്കൾക്ക് തൃപ്തിയായി അല്ലേ സന്തോഷവും ആരോഗ്യവും കിട്ടിയല്ലോ
രാജേഷ് പ്രജാപതി വളരെ വളരെ നന്ദി സർ
അങ്ങ് ദീർഘായുസ്സോടെയിരിക്കട്ടെ
നീണാൾ ഭരണത്തിൽ തുടരട്ടെ
ഞങ്ങളുടെ കുടുംബാംഗങ്ങളും സന്തുഷ്ടരാണ്
അങ്ങയോട് എന്തു പറയാനാണ്
ശ്രീ രാജേഷ് താങ്കൾ എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള ശുഭാശംസകൾ നേരണ്ട
ഞാൻ ഇന്നും അധികാരഭാവത്തിലല്ല
ഭാവിയിലും അപ്രകാരം തന്നെ
ഞാൻ സേവനനിരതനാകാനാണ് ആഗ്രഹിക്കുന്നത്
എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പദവി ഈ പ്രധാനമന്ത്രി പദം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അധികാരത്തിനല്ല സേവനത്തിനുള്ളതാണ്
രാജേഷ് പ്രജാപതി ഞങ്ങൾക്കും സേവനമാണല്ലോ വേണ്ടത്
പാവങ്ങൾക്കു വേണ്ടിയുള്ള ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി വളരെ പ്രയോജനപ്രദമാണ്
രാജേഷ് പ്രജാപതി തീർച്ചയായും
ഇത് വളരെ പ്രയോജനം തരുന്നതാണ്
എന്നാൽ ശ്രീ രാജേഷ് താങ്കൾ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരണം
രാജേഷ് പ്രജാപതി തീർച്ചയായും ചെയ്യാം സർ
വാസ്തവത്തിൽ ജനങ്ങൾ ഈ പദ്ധതിയെ കുറിച്ച് അജ്ഞരാണ്
അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിർദ്ധനരായ കുടുംബങ്ങളെ ഈ പദ്ധതികൊണ്ട് താങ്കൾക്ക് എന്തു സഹായം കിട്ടി എന്ന് അറിയിക്കേണ്ട കർത്തവ്യം നിർവ്വഹിക്കൂ
രാജേഷ് പ്രജാപതി തീർച്ചയായും സർ
താങ്കൾ അവരോട് ഇതിന്റെ കാർഡ് എടുക്കുവാൻ പറഞ്ഞുകൊടുക്കൂ
കുടുംബത്തിന് എപ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് അറിയില്ലല്ലോ
പാവങ്ങൾ മരുന്നില്ലാതെ ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ
പണമില്ലാത്തതിനാൽ രോഗത്തിന് ചികിത്സ നടത്താൻ പറ്റാതെ വരുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്
താങ്കൾക്ക് ഹൃദ്രോഗം വന്നപ്പോൾ താങ്കൾക്ക് എത്ര മാസങ്ങൾ പണിയെടുക്കാൻ പറ്റാതെ വന്നു
അപ്പോൾ പിന്നെ പാവങ്ങളുടെ കാര്യം പറയണോ
രാജേഷ് പ്രജാപതി എനിക്ക് ആ സമയത്തൊക്കെ പത്തടി വെയ്ക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു സർ
അപ്പോൾ ശ്രീ രാജേഷ് താങ്കൾ എന്റെ ഒരു നല്ല സുഹൃത്തായി നിർദ്ധനർക്ക് ആയുഷ്മാൻ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിക്കൂ
അങ്ങനെ രോഗികളെ സഹായിക്കൂ
അപ്പോൾ നോക്കൂ താങ്കൾക്കും സന്തോഷമുണ്ടാകും എനിക്കും സന്തോഷമുണ്ടാകും
ഒരു രാജേഷിന്റെ രോഗം ഭേദമായി
മാത്രമല്ല ആ രാജേഷ് നൂറുകണക്കിന് ആളുകളുടെ രോഗങ്ങളും ഭേദമാക്കി
ഈ ആയുഷ്മാൻ പദ്ധതി പാവങ്ങൾക്കും ഇടത്തരക്കാർക്കും ഉള്ള പദ്ധതിയാണ്
ഓരോ വീട്ടിലും ഇക്കാര്യം എത്തിക്കാൻ താങ്കൾ ശ്രദ്ധിക്കൂ
രാജേഷ് പ്രജാപതി തീർച്ചയായും സർ
ഞാൻ ആശുപത്രിയിൽ കിടന്ന മൂന്നു ദിവസവും നിർദ്ധനരായ അനേകം രോഗികളെ കണ്ടിരുന്നു
അവരോടൊക്കെ ഈ പദ്ധതിയുടെ ഗുണങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ഈ കാർഡ് ഉണ്ടെങ്കിൽ സൌജന്യമായി ചികിത്സ ലഭിക്കുമെന്ന് മനസ്സിലാക്കിക്കുകയും ചെയ്തു
ശരി ശ്രീ രാജേഷ്
താങ്കൾ ആരോഗ്യം സൂക്ഷിക്കൂ
ശരീരം ശ്രദ്ധിക്കൂ
മക്കളെ പരിപാലിക്കൂ
ജീവിതം നന്നായി മുന്നോട്ടു പോകട്ടെ
എന്റെ എല്ലാ ആശംസകളും
സുഹൃത്തുക്കളേ നമ്മൾ ശ്രീ രാജേഷിന്റെ വാക്കുകൾ കേട്ടു
ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീമതി സുഖ്ദേവി ചേർന്നിട്ടുണ്ട്
മുട്ടിന്റെ പ്രശ്നം അവരെ വല്ലാതെ അലട്ടിയിരുന്നു
വരൂ നമുക്ക് ആദ്യം ശ്രീമതി സുഖ്ദേവിയുടെ വിഷമങ്ങൾ കേൾക്കാം
പിന്നീട് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്നും അറിയാം
ശ്രീമതി സുഖ്ദേവി നമസ്തേ
താങ്കൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്
ദാൻദപരായിൽ നിന്ന്
അത് എവിടെയാണ്
മഥുരയിൽ
മഥുരയിൽ
ശ്രീമതി സുഖ്ദേവി താങ്കൾക്ക് നമസ്കാരം
താങ്കൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നു കേട്ടല്ലോ
ഏതോ ഓപ്പറേഷൻ നടന്നോ എന്താണുണ്ടായതെന്ന് പറയാമോ
എന്റെ കാൽമുട്ടിന് പ്രശ്നമായി
ഓപ്പറേഷൻ നടന്നു
പ്രയാഗ് ഹോസ്പിറ്റലിൽ
താങ്കൾക്ക് എത്ര പ്രായമുണ്ട്
40 വയസ്സ്
40 വയസ്സ്
സുഖ്ദേവി എന്നു പേര്
സുഖ്ദേവിക്കും രോഗമോ
16 വയസ്സിലേ എനിക്ക് രോഗം പിടിപെട്ടു
അപ്പോൾ ഇത്ര ചെറു പ്രായത്തിലേ താങ്കളുടെ മുട്ടുകൾക്ക് കേടുപറ്റിയോ
വാതം
സന്ധിവേദന കാരണം മുട്ടിന് കേടുപറ്റി
അപ്പോൾ 16 വയസ്സു മുതൽ 40 വയസ്സു വരെ താങ്കൾ ഇതിനു ചികിത്സ നടത്തിയില്ലേ
ചെയ്തില്ല
വേദനയുടെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നു
ഡോക്ടർമാർ നാടനും അല്ലാത്തതുമായ ചികിത്സകൾ നടത്തി
ഫലമുണ്ടായില്ല
ഒന്നുരണ്ട് കിലോമീറ്റർ നടക്കുമ്പോഴേക്കും മുട്ടിന് പ്രശ്നമായി
ശ്രീമതി സുഖ്ദേവി ഓപ്പറേഷനെ കുറിച്ച് ചിന്തിച്ചത് എപ്പോഴാണ് അതിനുള്ള പൈസ എങ്ങനെയുണ്ടാക്കി ഇതെല്ലാം എങ്ങനെ സാധിച്ചു
ആയുഷ്മാൻ കാർഡ് വഴിയാണ് ചികിത്സ നടത്തിയത്
അപ്പോൾ താങ്കൾക്ക് ആയുഷ്മാൻ കാർഡ് കിട്ടിയിരുന്നോ
കിട്ടിയിരുന്നു
ആയുഷ്മാൻ കാർഡ് മുഖേന പാവപ്പെട്ടവർക്ക് സൌജന്യ ചികിത്സ ലഭിക്കുന്നു
അക്കാര്യം താങ്കൾക്ക് അറിയാമായിരുന്നോ
സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു
അവിടെ നിന്നും എന്റെ ഭർത്താവിന് വിവരം കിട്ടി
അദ്ദേഹം എന്റെ പേരിൽ കാർഡ് എടുത്തു
പിന്നീട് ആ കാർഡ് വഴി ചികിത്സ നടത്തി
എനിക്ക് ഒരു പൈസയും ചെലവായില്ല
കാർഡ് വഴി തന്നെ എന്റെ എല്ലാ ചികിത്സയും നടന്നു
വളരെ നല്ല ചികിത്സ കിട്ടി
കാർഡ് ഇല്ലായിരുന്നെങ്കിൽ എത്ര ചെലവ് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്
മൂന്നു ലക്ഷം രൂപ
ആറേഴു വർഷങ്ങളായി കട്ടിലിൽ കിടപ്പായിരുന്നു
എപ്പോഴും പറയുമായിരുന്നു ഭഗവാനേ എന്നെ അങ്ങ് വിളിക്കൂ എനിക്ക് ജീവിക്കണ്ട
ആറേഴു വർഷങ്ങളായി കട്ടിലിലായിരുന്നു അല്ലേ
കഷ്ടം തന്നെ
എണീക്കാനോ ഇരിക്കാനോ തീരെ വയ്യായിരുന്നു
ഇപ്പോൾ മുട്ട് പണ്ടത്തേതിലും ശരിയായോ
ഇപ്പോൾ ഞാൻ എല്ലായിടവും ചുറ്റി സഞ്ചരിക്കുന്നു
അടുക്കളജോലികൾ ചെയ്യുന്നു
വീട്ടുജോലികൾ ചെയ്യുന്നു
കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു
അപ്പോൾ ആയുഷ്മാൻ ഭാരത് കാർഡ് താങ്കളെ അക്ഷരാർത്ഥത്തിൽ ആയുഷ്മതിയാക്കി അല്ലേ
വളരെ വളരെ നന്ദി
താങ്കളുടെ ഈ പദ്ധതി കാരണം എന്റെ രോഗം ഭേദമായി
ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്നു
ഇപ്പോൾ കുട്ടികളും സന്തോഷത്തിലായിരിക്കുമല്ലോ
അതേ കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു
അമ്മ ബുദ്ധിമുട്ടുന്നു എങ്കിൽ കുട്ടികളും ബുദ്ധിമുട്ടുമല്ലോ
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം നമ്മുടെ ആരോഗ്യം തന്നെയാണ്
എല്ലാവർക്കും സുഖകരമായ ജീവിതം ലഭിക്കട്ടെ എന്നുള്ളതാണ് ആയുഷ്മാൻ ഭാരതിന്റെ വികാരം
ശ്രീമതി സുഖ്ദേവി താങ്കൾക്ക് എന്റെ അനേകമനേകം ശുഭാശംസകൾ
നമസ്തേ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ യുവാക്കൾ ഏറെയുള്ള ഓരോ രാജ്യത്തും പ്രാധാന്യമർഹിക്കുന്ന മൂന്നുകാര്യമുണ്ട്
ആദ്യത്തേത് നവീന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും
രണ്ടാമത്തേത് വെല്ലുവിളി ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത
മൂന്നാമത്തേത് എന്തും ചെയ്യാം എന്നുള്ള ആത്മവിശ്വാസം
അതായത് ഏതൊരു കാര്യവും വിപരീത പരിസ്ഥിതിയിലും പൂർത്തീകരിക്കാനുള്ള നിർബ്ബന്ധബുദ്ധി
ഈ മൂന്നു കാര്യങ്ങളും ഒന്നുചേരുമ്പോൾ അത്ഭുതകരമായ പരിണാമം ഉണ്ടാകുന്നു
നാം നാലുപാടും കേൾക്കുന്നു സ്റ്റാർട്ടപ് സ്റ്റാർട്ടപ് സ്റ്റാർട്ടപ്
ശരിയാണ് ഇത് സ്റ്റാർട്ടപ്പിന്റെ കാലഘട്ടമാണ്
സ്റ്റാർട്ടപ്പിന്റെ ലോകത്ത് ഭാരതം ലോകത്തിന് ഒരുതരത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു
വർഷംതോറും സ്റ്റാർട്ടപ്പിന് റെക്കോർഡ് നേട്ടമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്
വളരെ വേഗത്തിൽ ഈ മേഖല മുന്നോട്ട് കുതിക്കുകയാണ്
രാജ്യത്തെ ചെറിയ ചെറിയ പട്ടണങ്ങളിൽ പോലും സ്റ്റാർട്ടപ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു
ഇക്കാലത്ത് യൂണിക്കോൺ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കാണ്
നിങ്ങളെല്ലാം ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാകും
യൂണിക്കോൺ എന്ന സ്റ്റാർട്ടപ്പിന്റെ മൂല്യം ഏറ്റവും കുറഞ്ഞത് ഒരു ബില്യൺ ഡോളറാണ്
അതായത് ഏകദേശം ഏഴായിരം കോടി രൂപയിലധികം
സുഹൃത്തുക്കളേ 2015 വരെ രാജ്യത്ത് ഒമ്പതോ പത്തോ യൂണിക്കോണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
ഇപ്പോൾ യൂണിക്കോണുകളുടെ ലോകത്തും ഭാരതം തീവ്രഗതിയിൽ മുന്നേറുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്കും ഏറെ സന്തോഷം അനുഭവപ്പെടും
ഒരു റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്
കേവലം പത്തു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭാരതത്തിൽ ഓരോ പത്തു ദിവസങ്ങൾക്കുള്ളിലും ഒരു യൂണിക്കോൺ ഉണ്ടായിട്ടുണ്ട്
നമ്മുടെ യുവാക്കൾ കൊറോണ മഹാമാരിയ്ക്കിടയിലാണ് ഈ നേട്ടം കൈവരിച്ചെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്
ഇന്ന് ഭാരതത്തിൽ എഴുപതിലധികം യൂണിക്കോണുകൾ ഉണ്ടായിക്കഴിഞ്ഞു
അതായത് എഴുപതിലധികം സ്റ്റാർട്ടപ്പുകൾ ഒരു ബില്യണിലധികം മൂല്യം കടന്നുകഴിഞ്ഞിട്ടുണ്ട്
സുഹൃത്തുക്കളേ സ്റ്റാർട്ടപ്പുകളുടെ വിജയം കാരണം എല്ലാവരുടെയും ശ്രദ്ധ അതിൽ പതിഞ്ഞിട്ടുണ്ട്
രാജ്യത്തേയും വിദേശത്തെയും നിക്ഷേപകരുടെ പിന്തുണ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു
കുറച്ചുകാലം മുൻപു വരെ ആർക്കും അതിനെക്കുറിച്ച് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല
സുഹൃത്തുക്കളേ സ്റ്റാർട്ടപ്പുകൾ മുഖേന ആഗോളപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും വലിയ പങ്കാണ് ഭാരതത്തിലെ യുവാക്കൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്
ഇന്ന് നമുക്ക് മയൂർ പാട്ടീൽ എന്ന് ചെറുപ്പക്കാരനുമായി സംസാരിക്കാം
അദ്ദേഹം സുഹൃത്തുക്കളുമായി ചേർന്ന് മലിനീകരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പ്രയത്നിച്ചു
ശ്രീ മയൂർ നമസ്തേ
നമസ്തേ സർ
ശ്രീ മയൂർ താങ്കൾക്ക് സുഖമല്ലേ
സുഖമായിരിക്കുന്നു
താങ്കൾക്ക് സുഖമല്ലേ
എനിക്കും സുഖമാണ്
താങ്കൾ സ്റ്റാർട്ടപ്പിന്റെ ലോകത്താണെന്ന് കേട്ടല്ലോ
അതെ സർ
വേസ്റ്റിൽ നിന്ന് ബെസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു
അതെ സർ
പരിസ്ഥിതിക്കു വേണ്ടിയും ജോലി ചെയ്യുന്നു
ശരി താങ്കളെക്കുറിച്ച് പറയൂ
താങ്കളുടെ ജോലിയെ കുറിച്ച് പറയൂ
സർ ഞാൻ കോളേജിൽ ആയിരുന്നപ്പോൾ എനിക്ക് ടു സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു
അതിന് മൈലേജ് വളരെ കുറവായിരുന്നു
മാത്രവുമല്ല എമിഷനും വളരെ കൂടുതലായിരുന്നു
എമിഷൻ കുറയ്ക്കാനും മൈലേജ് കൂട്ടാനുമുള്ള എന്റെ ശ്രമം തുടർന്നു
201112 കാലയളവിൽ 62 കിലോമീറ്റർ വരെ മൈലേജ് കൂട്ടാൻ എനിക്ക് സാധിച്ചു
അതിൽ നിന്നാണ് എനിക്ക് പ്രചോദനം കിട്ടിയത്
അനേകം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന വൻ തോതിലുള്ള ഉല്പാദനത്തിന് പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി
തുടർന്ന് 201718 കാലയളവിൽ ഞങ്ങൾ അതിന്റെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു
റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഞങ്ങൾ പത്ത് ബസ്സുകളിൽ അത് ഉപയോഗിച്ചു
അങ്ങൾ അതിന്റെ ഫലം പരിശോധിച്ചു
ബസ്സുകളിൽ ഏകദേശം 40 ശതമാനം പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിച്ചു
നിങ്ങൾ കണ്ടുപിടിച്ച ടെക്നോളജിക്ക് പേറ്റന്റ് തുടങ്ങിയവ എടുത്തോ
അതെ സർ
പേറ്റന്റ് എടുത്തു
ഇതിനെ വികസിപ്പിക്കാനുള്ള എന്ത് പദ്ധതിയാണ് ഇപ്പോഴുള്ളത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്
ബസ്സുകളുടെ റിസൾട്ട് എന്തായി അത് പൂർണ്ണമായും ശരിയായാൽ അടുത്ത പദ്ധതി എന്താണ്
സർ സ്റ്റാർട്ടപ് ഇന്ത്യക്കു വേണ്ടി നിതി ആയോഗിന്റെ അടൽ ന്യൂ ഇന്ത്യ ചലഞ്ചിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്രാന്റ് കിട്ടി
ആ ഗ്രാന്റിന്റെ സഹായത്താൽ ഫാക്ടറി തുടങ്ങി
അവിടെ നിന്നും ഞങ്ങൾക്ക് എയർ ഫിൽട്ടേഴ്സ് ഉല്പാദിപ്പിക്കുവാൻ സാധിക്കും
താങ്കൾക്ക് ഭാരതസർക്കാരിൽ നിന്ന് എത്ര ഗ്രാന്റ് കിട്ടി
90 ലക്ഷം
90 ലക്ഷമോ
അതെ സർ
അതുകൊണ്ട് നിങ്ങളുടെ കാര്യം നടന്നോ
നടന്നു സർ
ഇപ്പോൾ ജോലി തുടരുന്നു
നിങ്ങൾ എത്ര പേർ ചേർന്നാണ് ഇവയൊക്കെ ചെയ്യുന്നത്
സർ ഞങ്ങൾ നാലുപേരാണ്
നാലുപേരും ഒരുമിച്ച് പഠിക്കുകയായിരുന്നു
താങ്കൾക്കാണ് മുന്നോട്ട് പോകാനുള്ള ചിന്തയുണ്ടായത് അല്ലേ
അതേ സർ അതേ
ഞങ്ങൾ കോളേജിലായിരുന്നു
അവിടെവെച്ച് ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു
കുറഞ്ഞപക്ഷം സ്വന്തം മോട്ടോർ സൈക്കിൾ മൂലമുണാകുന്ന മലിനീകരണം കുറയ്ക്കാനും മൈലേജ് വർദ്ധിപ്പിക്കാനുമുള്ള ആശയം എന്റേതായിരുന്നു
മലിനീകരണം കുറയ്ക്കുന്നു മൈലേജ് വർദ്ധിപ്പിക്കുന്നു
അപ്പോൾ ശരാശരി ചെലവ് എത്ര ലാഭിക്കാം
സർ മോട്ടോർ സൈക്കിളിൽ ഞങ്ങൾ പരീക്ഷണം നടത്തി
അതിന്റെ മൈലേജ് ലിറ്ററിന് 25 കിലോമീറ്റർ ആയിരുന്നു
അതിനെ ഞങ്ങൾ ലിറ്ററിന് 39 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു
അപ്പോൾ ഏകദേശം 14 കിലോമീറ്ററിന്റെ ലാഭമുണ്ടായി
40 ശതമാനം കാർബൺ പുറന്തള്ളലും കുറഞ്ഞു
ബസ്സുകളിൽ പരീക്ഷിച്ചപ്പോൾ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഇന്ധനക്ഷമത 10 ശതമാനം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു
അതിലും 3540 ശതമാനം കാർബൺ പുറന്തള്ളൽ കുറയുകയും ചെയ്തു
താങ്കളോട് സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു
സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ
കോളേജ് ജീവിതത്തിനിടിൽ നിങ്ങൾ സ്വന്തം പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കി
അതിന് സ്വീകരിച്ച മാർഗ്ഗം പരിസ്ഥിതി പ്രശ്നത്തെ നേരിടുവാനും ഫലവത്തായി
നമ്മുടെ രാജ്യത്തെ യുവാക്കൾ ഏറെ കഴിവുള്ളവരാണ്
ഏതൊരു വെല്ലുവിളിയെയും നേരിടാനുള്ള മാർഗ്ഗം അവർ കണ്ടുപിടിക്കുന്നു
താങ്കൾക്ക് ശുഭാശംസകൾ
വളരെ വളരെ നന്ദി
താങ്ക്യൂ സർ
സുഹൃത്തുക്കളേ കുറച്ചുവർഷം മുൻപു വരെ ആരെങ്കരിലും ബിസിനസ്സോ പുതിയ കമ്പനിയോ തുടങ്ങുന്നു എന്നുപറഞ്ഞാൽ കുടുംബത്തിലെ മുതിർന്നവർ നീ ഒരു ജോലിക്കായി ശ്രമിക്കൂ എന്നാവും പറയുക
ജോലിയിൽ സുരക്ഷിതത്വമുണ്ട്
ശമ്പളവുമുണ്ട് ബുദ്ധിമുട്ടുകളും കുറവ്
എന്നാൽ ഇന്നാകട്ടെ ആരെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും പിന്തുണ നൽകും
സുഹൃത്തുക്കളേ ഭാരതത്തിന്റെ വളർച്ചയുടെ ഒരു വഴിത്തിരിവാണിത്
കേവലം തൊഴിലന്വേഷകർ എന്നതിലുപരി തൊഴിൽ ദാതാക്കളാവുക എന്നതാണ് പലരുടെയും സ്വപ്നം
ഇത് നമ്മുടെ ഭാവി സുദൃഢമാക്കും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് മൻ കീ ബാത്തിൽ അമൃതമഹോത്സവത്തെ കുറിച്ച് സംസാരിച്ചു
ഈ അമൃതകാലത്ത് നമ്മുടെ ദേശവാസികൾ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു
അതെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചു
കൂടാതെ ഡിസംബർ മാസത്തിൽ സേനയുടെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും സംസാരിച്ചു
ഡിസംബർ മാസത്തിൽ ഒരു മഹത്തായ ദിവസം ആഗതമാവുകയാണ്
ഡിസംബർ ആറ് ബാബാ സാഹബ് അംബേദ്കറുടെ പുണ്യ തിഥി
രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച മഹാ വ്യക്തിത്വം
എല്ലാ ദേശവാസികളോടും അവരവരുടെ കർത്തവ്യം നിറവേറ്റുവാൻ ഭരണഘടന അനുശാസിക്കുന്നു എന്നത് നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ
സ്വന്തം കർത്തവ്യങ്ങൾ കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ പരിശ്രമിക്കുമെന്ന് ഈ അമൃത മഹോത്സവ വേളയിൽ പ്രതിജ്ഞയെടുക്കാം
അതാകട്ടെ ബാബാ സാഹബിനുള്ള നമ്മുടെ ശ്രദ്ധാഞ്ജലി
സുഹൃത്തുക്കളേ നമ്മൾ ഡിസംബറിലേക്ക് പ്രവേശിക്കുകയാണ്
അടുത്ത മൻ കീ ബാത്ത് 2021 ലെ അതായത് ഈ വർഷത്തെ അവസാനത്തേതായിരിക്കും
2022 ൽ നാം യാത്ര വീണ്ടും ആരംഭിക്കും
ഞാൻ നിങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു
ഈവർഷത്തോട് എങ്ങനെ വിടപറയുന്നു പുതിയ വർഷത്തിൽ എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പങ്കുവെയ്ക്കുക
ഒരുകാര്യം ശ്രദ്ധിക്കണം
കൊറോണ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല
ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്
നന്ദി നമസ്കാരം